hello

എന്താ? കൊയപ്പല്ല്യാ. ഇവിടെ ഇരിക്കുണൂ. ഭക്ഷനൊക്കെ കഴിച്ച്. ഹും സുഖല്ലേ? ആ സുഖം തന്നെ. ഇന്നുപ്പൊ എന്തു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മക്ക് corona നെ കുറിച്ചിട്ട് സംസാരിക്കാം.

corona കുറിച്ച് നിങ്ങള്~ നിങ്ങള്‍ക്കുണ്ടായ അനുഭവം എന്തൊക്യാണ്? corona കാലത്ത് നമ്മളു വളരെയധികം ബുദ്ധിമുട്ടനുഭവിച്ചു. കാരണം കുട്ട്യാ~ കുട്ടികളുടെ വിദ്യാഭ്യാസം അന്ന് വിദ്യാഭ്യാസം വളരെയധികം പിന്നാക്കമായിട്ടാണ് ണ്ടായിരുന്നത് കാരണം കുട്ടികള്‍ക്ക് school ല്‍ പോകാന്‍ കഴിയാതായത്കൊണ്ട് അവരു online class ആയിട്ടാണ് നടത്തിക്കൊണ്ടു പോയിരുന്നത്. എങ്കിലും പലര്‍ക്കും പഠിച്ച പാഠങ്ങള്‍ പോലും മറന്നിരിക്കേണ്ട ഒരു അവസ്ഥയാണ് corona ക്കാലത്ത് ഉണ്ടായിരുന്നത്.

വീട്ടിലാര്‍ക്കെങ്കിലും corona ഉണ്ടായിട്ടുണ്ടോ?

അ~ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാ~ കാരണം അവര്‍ അവള്‍ pregnant ആയിരുന്ന സമയത്തായിരുന്നു corona ഉണ്ടായിരുന്നത്. ശ്വാസം എടുക്കാന്‍ പറ്റാത്തോരവസ്ഥയും വളരെയധികം ബുദ്ധിമുട്ടവള്‍ക്ക് അനുഭവപ്പെടുകയും ചെയ്തു.

പിന്നെ നിങ്ങള്‍ക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത് corona ക്കാലത്ത്? corona ക്കാലത്ത് ഇതുതന്നെ വീട്ടില് വല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവേം ചെയ്തിട്ടുണ്ട്.

കാരണം പലവര്‍ക്കും പട്ടിണിപോലും കിടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്.

രോഗങ്ങള്‍കൊണ്ട് മനുഷ്യര്‍ തമ്മില്‍ മരണപ്പെട്ടാല്‍ പോലും ശരീരത്ത് തൊടാന്‍പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഈ കാലത്തിനിടക്ക് ഇത്രയും വലിയൊരു രോഗം virus ഇതുവരെ

virus ഉണ്ടായിരുന്നത്.

corona കൊണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് നാശനനഷ്ടങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജീവന്‍ നനഷ്ടപ്പെട്ടിട്ടുണ്ട്. ആള്‍ക്കാര്‍ക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികള്‍ നേരിടേണ്ടി വന്നൊരു situation ആണ് corona time. അതെ തീര്‍ച്ചയായും. ജോലിക്ക് പോകാന്‍ പറ്റാത്ത അവസ്ഥ. വീട്ടിലുള്ളവര്‍ തന്നെ എന്‍~ ആർക്കേലും corona ഉണ്ടായാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാന്‍ പറ്റാത്ത അവസ്ഥ. ആ വീട്ടില് നിക്കാന്‍ പറ്റാത്ത അവസ്ഥ. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച situation ആണ്. ആ time ല്

അന്നത്തെ കാ~ അന്ന്~ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അടച്ചിട്ട സമയത്ത് ആരാധനയ്ക് പോലും

എങ്കിലും അന്ന് ഞമ്മളെ government ജനങ്ങളും വളരെയധികം ബുദ്ധിമുട്ടിയാലും government നമ്മളെ സഹായിച്ചതുകൊണ്ട് അന്ന് പട്ടിണിയിലൊന്നും വല്ലാതെ ആണ് പെടാതെ കഴിഞ്ഞുപോയി. കാരണം ration കടയില് ഉള്ള അരിയും കി~ സൗജന്യമായിട്ടുള്ള kit ഉം ഒക്കെ കാരണംകൊണ്ട് കൊറേ ആളുകള്‍ പട്ടിണിയില്‍ നിന്ന് രക്ഷപ്പെടാന്‍ അന്ന് സാധിച്ചു. അതിന് ഞമ്മക്ക് government നോട് നന്ദി പറയുക തന്നെ വേണം.

നിന്നതുകൊണ്ടാണ്‌ ഇന്ന് നമുക്ക് corona യില്‍ നിന്ന് രക്ഷ നേടാന്‍ കഴിഞ്ഞത്. അതെ corona എന്ന മഹാമാരി ലോകത്തെ ഒന്നാകെ അട്ടിമറിച്ച ഒരു virus ആണ്.

അതിനെതിരായി പോരാട്ടം~ പോരാടി നമ്മള് കൊറേ ആള്‍ക്കാരെ നഷ്ട്ടപ്പെട്ടു. ഒരുപാട് ആള്‍ക്കാര് മരണപ്പെട്ടു. മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും വരെ മൃഗങ്ങള്‍ക്ക് വരെ തായിട്ടുണ്ട്.

ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളെ അറിവില്. നമ്മക്ക് അറിവ് വെച്ച കാലം മുതല്‍ക്ക്‌

വളരെ, മുന്‍ കാലങ്ങളിലെങ്ങാനും ഇങ്ങനെ ഉണ്ടായിരിക്കുന്നോ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അടുത്തങ്ങാനും ഇങ്ങനെ ഒരു virus ഉണ്ടായിട്ടില്ല. കാരണം ജനങ്ങള്‍ക്ക്‌ പുറത്തേക്ക് ഇറങ്ങാന്‍ പറ്റാത്തൊരു അവസ്ഥ. കടകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ഒന്നു പോവാന്‍ പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ് അന്ന് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്‌. mask ഒക്കെ ധരിച്ചല്ലാതെ പുറത്തിറങ്ങാന്‍ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അതെയതെ. സ്വന്തം വീട്ടിന്നു അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീട്ടുകാരോട് വരെ ഒന്നു സംസാരിക്കാന്‍ പറ്റാത്തെ ഒരു സാഹചര്യം ആയിരുന്നു.

COVID എന്ന മഹാമാരി ഈ ലോകത്തെ മുഴുവന്‍ കീഴടക്കി. ഈ അവസരത്തില്‍ സാമ്പത്തികമായും ആരോഗ്യപരമായും പ്രശ്നങ്ങള്‍ ഏറെയാണ്‌. കൂടാതെ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങള്‍ വളരെ വലുതാണ്‌. തീര്‍ച്ചയായും.

അന്ന് doctor മാരൊക്കെ പല ബുദ്ധിമുട്ടുകളും അവര്‍ അനുഭവിച്ചു. എങ്കിലും പല ജനങ്ങളും അവര്‍ കാരണം രക്ഷപ്പെടുകയും ചെയ്തു. അവരുടെ ജീവന്‍ പോലും അപകടത്തിലായിരുന്ന സമയത്ത് അവര്‍ വളരെയതികം പ്രയത്നിച്ചതുകൊണ്ട് എന്ന് പലരുടെയും ജീവി~ ജീവന്‍ ഞമ്മക്ക് തിരിച്ചുകിട്ടാന്‍ സഹായിച്ചിട്ടുണ്ട്. അതെ തീര്‍ച്ചയായിട്ടും. മൃഗങ്ങളില്‍ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരില്‍ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന മാരകമായ virus ആയിരുന്നു COVID. സാധാരണ ഗതിയിൽ ചെറുതായി വന്നു പോകുമെങ്കിലും തീവ്രമായാല്‍ ആന്തരികാവയവങ്ങള്‍ വരെ ബാധിച്ചു ഗുരുതരാവസ്ഥയിലാവാനും സാധ്യതയുണ്ട്. മനുഷ്യനും മൃഗങ്ങളും പക്ഷി തുടങ്ങിയ എല്ലാ ജന്തു ജീവ ജാലങ്ങളിലും പടര്‍ന്നൊരു virus ആണ് corona. അതില്‍ നിന്ന് രക്ഷനേടാന്‍ നമ്മള്‍ vaccine ല്‍ ഒരു വളരെയധികം രക്ഷ~പ്പെടാനായി. ആ vaccine കാരണം.

vaccine എടുത്തതോണ്ട് രണ്ടു dose എടുത്തതുകൊണ്ട് കൊറേ പേരതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരുപാട് പേര് രക്ഷപ്പെടാന്‍ സാധിച്ചില്ല.

COVID മൂലം രാജ്യത്ത് lockdown പ്രഖ്യാപിച്ചതിനു ജനങ്ങള്‍ വീടുകളിലേക്ക് ചുരുങ്ങിയപ്പോള്‍ ക്രിയവിക്രയങ്ങള്‍ നടക്കാതിരുന്നു. അതു മൂലം government നു ലഭിക്കേണ്ട നികുതി ലഭിക്കാതെയായി. അതോടൊപ്പം factory കളും factory കളും വ്യവസായശാലകളും പ്രവര്‍ത്തിക്കാത്തതുകൊണ്ട് ജനങ്ങളില്‍ ലഭിക്കുന്ന നികുതി ലഭിക്കുന്നില്ല. ഈ സന്ദര്‍ഭത്തില്‍ രാജ്യം ധനകാര്യ സ്ഥാപനങ്ങളില്‍ നിന്നും രാജ്യാന്തര bank കളില്‍ നിന്നും കടമെടുക്കേണ്ടി വരുന്നു. തൊഴില്‍ ഷ്ടപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് ആള്‍ക്കാരെ സഹായിച്ചു. രാജ്യത്തിനോരുപാട് ഇതാവുകേം ചെയ്തു.

വളരെയധികം ബുദ്ധിമുട്ട് അന്ന് അനുഭവപ്പെടെണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ജനങ്ങളും government ഉം എല്ലാവരും ഒരുമയോടെ നിന്നതുകൊണ്ട് ഇന്നു നമുക്ക് അതില്‍ നിന്ന് കരകയറാന്‍ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും എല്ലാറ്റില്‍ നിന്നും ഇപ്പൊ അതില്‍ നിന്നൊക്കെ രക്ഷ നേടി. പ്രതിസന്ധികളാണ് തരണംചെയ്യാന്‍ ഒരുപാട് സമയെടുത്തത്. കാരണം flight അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ corona ടെ മുമ്പ് ഒരുപാട് വര്‍ഷം അവിടെത്തന്നെ നിന്നവരും corona ആയിട്ട് അതിനേക്കാള്‍ കൂടുതല്‍ വർഷം നില്‍ക്കേണ്ടി വന്നവരും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്. ഒന്നു കാണാന്‍ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാന്‍ പറ്റില്ല. അങ്ങോട്ടും പോവാന്‍ പറ്റാതൊരു അവസ്ഥ. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്.

വളരെ~ വളരെയധികം ബുദ്ധിമുട്ടാണ് അന്നനുഭവി~ ക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാച്ചെങ്കില്‍ ഈ ചെറിയ കുട്ടികള്‍ക്ക് വിദ്യാഭ്യാസം തൊടക്കത്തില്‍ തന്നെ നഷ്ടപ്പെട്ടു. അതില്‍ നിന്ന് അവര്‍ക്ക് പല കാരണം കൊണ്ടും ഇപ്പോള്‍ ഒരു അക്ഷരം പോലും അറിയാത്തൊരു അവസ്ഥയാണ് വന്നു കഴിഞ്ഞത്.

അതെ ലോകത്ത് സകല മേഖലയിലും എന്നപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് പ്രതിസന്ധികള്‍ സൃഷ്ടിച്ചു. സാമൂഹ്യ അകലം പാലിക്കേണ്ടതുകൊണ്ട് വിദ്യാലയങ്ങള്‍ തുറന്നു പ്രവര്‍ത്തിക്കാന്‍ സാധിക്കാതെയായി. പരസ്പരം കൈകോര്‍ത്തു പ്രവത്തിക്കാനുള്ള ക്രിയാത്മകമായ മാര്‍ഗ്ഗങ്ങള്‍ കണ്ടെത്താന്‍ ശ്രമിക്കുകയാണ്~ശ്രമിക്കാന്‍ പറ്റാതെയായി. കൂടാതെ മറ്റുള്ളവര്‍ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാന്‍ സാധിക്കും എന്നു ചിന്തിക്കാന്‍ മാതൃകയില്‍ വിജയത്തിലുള്ള പുതിയ ചുവടുവെപ്പുകള്‍ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാനും ഒന്നിനും പറ്റാത്ത സമൂഹത്തില്‍ ഈ രോഗം നീണ്ടുനില്‍ക്കുകയാണെങ്കില്‍ വിദ്യാഭ്യാസത്തിനായി കുട്ടികള്‍ക്ക് അധ്യയന വര്‍ഷം തുടര്‍ന്ന് കൊണ്ടുപോകാനും online class കളും രാജ്യത്തിന്‌ വ~ ന്നായി സംവിധാനങ്ങളും library കളും എല്ലാം നഷ്ടപ്പെട്ടു കുട്ടികള്‍ക്ക്. തീര്‍ച്ചയാ യും. വളരെയധികം ബുദ്ധിമുട്ട് അവര്‍ക്കനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും

ഇപ്പോള്‍ അതില്‍ നിന്നൊക്കെ രക്ഷനേടി ഞമ്മള്‍ ഇപ്പൊ ജീവിക്കുന്നുണ്ട്. പലരുടെയും ജീവന്‍ നഷ്ട്ടപ്പെടുകയും ചെയ്തു. അത് വലി~ വളരെയധികം ഒരു ദുഖകരമായി.

അപ്രതീക്ഷിത പ്രതിസന്ധി രാജ്യത്തെ വ്യാവസായികമായും എല്ലാംകൊണ്ടും രാജ്യത്തെ തന്നെ വലയിച്ചു. തീര്‍ച്ചയായും. എങ്കിലും ആ രോഗങ്ങള്‍ കൊണ്ട് അതില്‍ നിന്നൊക്കെ രക്ഷ തേടി വളരെയധികം പുറത്തിറങ്ങാതെയും

അതെ കാര്‍ഷിക മേഖലയെ കൈപിടിച്ചുയര്‍ത്താന്‍ കിസാന്‍ credit card പോലെയുള്ള പദ്ധതികള്‍ കൂടുതല്‍ വ്യാപകമാക്കിയതും പുതിയ കര്‍ഷക സംസ്കാരം ഉദ്യോഗസ്ഥര്‍ക്കിടയിലും കൃഷിക്കാര്‍ക്കിടയിലും ചെറുകിട തൊഴിലാളികള്‍ക്കിടയിലും നിയമം മൂലം നടപ്പാക്കേണ്ടതാണ്. പദ്ധതി പോലുള്ള കൃത്യമായി target ചെയ്യുന്ന പദ്ധതികള്‍ വേണം. അതുവഴി കൈപിടിച്ചുയര്‍ത്താനും സാധിച്ചിട്ടുണ്ട്. കിസാന്‍~

തീര്‍ച്ചയായും. എന്നപോലെയൊരു സാധ്യത എന്നല്ലാതെ അതെ എങ്കിലും പല പ്രവാസികള്‍ക്കൊക്കെ പല കാരണം കൊണ്ടും അവര്‍ക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നു.

എങ്കിലും അതില്‍ നിന്നൊക്കെ ഒരു രക്ഷ നമ്മളു നേടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയങ്ങനെ ഒരു virus വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാര്‍ഥിക്കാം. അതെ ഈ വിഷയത്തെക്കുറിച്ച് ഇനി നമുക്ക് പിന്നീട് സംസാരിക്കാം.

hello നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഏർ ഒരു കാലാവസ്ഥ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് കാലാവസ്ഥ ഏർ എന്നുപറഞ്ഞാൽ തന്നെ നമ്മുടെ ഏർ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഏറിയ ഏർ ചൂടേറിയ കാലാവസ്ഥയാണല്ലോ ഏർ അപ്പോ അതിനെയെല്ലാം സംബന്ധിച്ച് ഒന്ന് കുറച്ച് സംസാരിക്കാമെന്ന് കരുതി ഏർ ഞാൻ സംസാരിക്കുകയാണ് ഏർ നമ്മുടെ കാലാവസ്ഥ പല കാ ഏർ കാലയളവിലും ഏർ ഓരോ തരം കാലാവസ്ഥയാണ് ഇപ്പോത്തന്നെ നമ്മൾ അതികാഠിന്യമായ ചൂടാണ് അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് എവിടെയും തന്നെ നമുക്കൊന്നു ഏർ ഒരു ഇത്തിരി കാറ്റ് പോലും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുകയില്ല അത് അത്തരം നമ്മുടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചൂടാണ് നമ്മളെ അനുഭവിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് അതുപോലെതന്നെ ഏർ കലാവസ്ഥ ഏർ മാറുന്നതിന് അനുസരിച്ച് നമ്മുടെ ജീവിതരീതിയുമൊക്കെ മാറുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ

ഏർ രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ന് തോന്നുന്നു നമ്മുടെ ക്ക് ആദ്യമായി നമ്മൾ അനുഭവിച്ച ഒരു വെള്ളപൊക്കത്തിൻെറ കാലാവസ്ഥ ഏർ നമ്മുടെ മഴ അതികഠിനമായി ശക്ത ഏർ കൂടിയോടെ നമ്മുടേ ഏർ ചുറ്റുപാടിലും വെള്ളമൊക്കെ കയറി ഏർ വീടുകളിലും നാടുകളിലും തൊടിയിലും എല്ലായിടത്തും വെള്ളം ഒരുപോലെ കയറി നമ്മൾ പല നഷ്ടത്തിലായി നമ്മ ഏർ നഷ്ടങ്ങൾ ഏർ വെള്ളപൊക്കം മഴമൂലം നമ്മുക്ക് നേരിടേണ്ടി ഏർ വന്നിട്ടുണ്ട്

ഏർ നമ്മുക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ചിലപ്പോൾ നമ്മൾ കണ്മുന്നിൽ കണ്ടത് തന്നെയായിരിക്കാം നമ്മളെ ഏർ വീട്ടിലുള്ളവരൊക്ക ഈ വെള്ളപൊക്കത്തിലൂടെ മരിച്ചുപോയത് ഏർ ഒ പിന്നെ ഏർ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാൻ ഉള്ളതാണെങ്കിൽ ഏർ വെള്ളപൊക്കം ഏർ ഇത് ആദ്യം ഒ ഒരു മഴ ഏർ സാധരണ പെയ്യുന്ന മഴയയായിത്തന്നെയാണ് തുടങ്ങുക പിന്നെ കുറച്ച് ദിവസം അതിശക്തമായ മഴയാണ് പല ഇടങ്ങളിലും ഉണ്ടായിരുന്നത് ഏർ ഈ മഴ കാരണം നമ്മുടെ കൃഷിയെല്ലാം നശിക്കുകയും ഏർ ന എനിക്കൊന്നു പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വളരെ അധികം ഏർ ഭയാനകമായിരുന്നു നമ്മൾ എപ്പോ വേ എപ്പോ വേണമെങ്കിലും ഒന്ന് ഒലി ഒരു മഴപെയ്താൽ ഒലിച്ചുപോവാമെന്ന് ഉള്ള പേടിയിലായിരുന്നു പല വീടുകളിലെയും ആൾകാർ താമസിച്ചിരുന്നത് ഏർ വെള്ളപൊക്കം കാരണം നമ്മുക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ ഏറെയാണ് അത് എന്തൊക്കെയെന്ന് കൂടി നമ്മുക്ക് ഇതിലൂടെ സംസാരിക്കാം ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ വീടുകളും വയലുകളും വരമ്പുകളും കൃഷിയിടങ്ങളും എല്ലാം തന്നെ ഒലിച്ചു ഏർ പോയി മണ്ണിനടിയിൽപെട്ടു ഏർ ക ഭൂകമ്പത്തിനായാൽ ഉരുൾ പൊട്ടലിനാണേങ്കി എപ്പോ വേണമെങ്കിലും ഇത് ഏർ

ഏർ വീടെല്ലാം കുതിർന്ന് ഇടിഞ്ഞുവീഴുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിൽ പല ഏർ മരണങ്ങളും സംഭവിച്ചിരുന്നു ഏർ വ്യ

ഏർ വെള്ളത്തിനടിയിലായിരുന്നു മാത്രമല്ല road ലേക്ക് ഒന്ന് കാൽവെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു road ഉകളെല്ലാം ഏർ നിറച്ച് കുഴികളാലും വാ road ഏതാണോ അതോ ഏർ അഹ് road side ഏതാണോ എന്നും ഒന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പല ആളുകളും ഏർ വെള്ളപ്പൊക്കത്തിൽ പെട്ട് അപകടത്തിലായിരുന്നു ഏർ പിന്നീടതല്ല ഏർ പിന്നീട് നമ്മൾ കുട്ടികൾക്കൊന്നും school ൽ പോവാൻ പറ്റാതെയായി school വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാതെയായിരുന്നു കുറെ അവധികളെല്ലാം അക്കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു ഏർ മാത്രമല്ല കുറെ അധികം രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയിരുന്നു അതിലൊക്കെ ഏർ അധികം രക്ഷപെടുത്തിയതിനേക്കാൾ ഏറെ കൂടുതൽ മരണമായിരുന്നു സംഭവിച്ചിരുന്നത് ഈ വെള്ളപൊക്കം കാരണം ഏർ മാത്രമല്ല വീടുകളെല്ലാം ഏർ വേ രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നമ്മൾ മണ്ണിനടിയിലായിരുന്നു പെട്ടിരുന്നത് അങ്ങനെതോക്കെ ഒരു അവസ്ഥയായിരുന്നു വെള്ളപൊക്കം മൂലം നമ്മുക്ക് ഏർ ഉണ്ടായിരുന്നത്

ഏർ വെള്ളപൊക്കത്തിൻെറ വരവും വെള്ളം ഏർ ഒലിച്ചിലേക്ക് വീടുകളിലൂടെ എല്ലാം പ്രവേശിക്കുകയായിരുന്നു വെള്ളത്തിൻെറ അതി തീവ്രതമായ മഴയുടെയും വെള്ളത്തിൻറെയും അതിതീവ്രതമായ ശക്തി കൊണ്ട് പലരും മരണപ്പെട്ടുകയും പെടുകയും ഏർ പലരും ഏർ വീടില്ലാതെയുമൊക്കെ ആയിരുന്നു ഏർ പിന്നീട് ഏർ എല്ലാം പിന്നീട് ഏർ ദിവസം കൂടുന്തോറും മഴയുടെ ശക്തിയും കൂടി വരികയായിരുന്നു ചെയ്തിരുന്നത് ഏർ പിന്നെ നമ്മൾ ഏർ കുറെ ആൾക്കാരെ കാണാതാവുകയും കുറേ പേരെ മരിച്ചതായും ഒക്കെ കണ്ടെത്തി ഇപ്പോഴും കാണാതായ ആൾക്കാരെ എവിടെയാണെന്നോ അതോ മണ്ണിനടിയിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല